ഒരാൾ രണ്ട് പേർ അവടെ നിന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒര് ഓട്ടോറിക്ഷ റോഡ് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.

ഇടത്തെ സൈഡ് ഇലായി ധാരാളം പോച്ചകളും മഞ്ഞ നിറത്തിലുള്ള പൂക്കളും ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്.

താഴെയായി എ_പി ജൻകോ എന്ന ഒരു ബോർഡും ധാരാളം നിറത്തിലുള്ള ബുക്കുകളും ധാരാളം സെൽഫ് ഇൽ ആയി അടിച്ചതും കാണാൻ സാധിക്കുന്നുണ്ട്.

രണ്ട് ചുവന്ന നിറത്തിലുള്ള കസേരകളും ഒരു വലിയൊരു കട്ടിലും ബെഡും രണ്ടു തലങ്ങണയും നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്.

ഇത് ഒരു ഫ്രൂട്ട്സ് ഇൻ്റെ ഷോപ്പ് ആണ് ഇവിടെ ആപ്പിളും പഴങ്ങളുമെല്ലാം ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.

ധാരാളം സോപ്പുകളും ഓറഞ്ച് നിറത്തിലുള്ള സോപ്പുകളും പച്ചനിറത്തിലുള്ള സോപ്പുകളുമെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്.